popp ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന athlete യും രണ്ടായിരത്തി പതിനാറു മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ESBIN ഇൻ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ athlete ആയും തിരഞ്ഞെടുക്കപ്പെട്ടു സമയം ഏറ്റവും കൂടുതൽ നൂറു പേരുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ ലോകത്തെ സ്വാധീനിച്ച ആളുകൾ അവരുടെ career ൽ ഒരു billion സമ്പാദിച്ച ആദ്യത്തെ football കളിക്കാരനും മൂന്നാമത്തെ കായിക താരവും ആണ് റൊണാൾഡോ റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ജനിക്കുന്നതിനു മുൻപ് അദ്ധേഹത്തിൻ്റെ കുടുംബം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു ഇനി ഒരു മകനെക്കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ ക്രിസ്റ്റിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ക്രിസ്റ്റിയെ ഗർഭാവസ്ഥയിൽ ഉള്ള റോണോയെ ചൂടുള്ള ബിയർ കുടിച്ചാൽ ഇല്ലാതാക്കാൻ പലതവണ ശ്രമിച്ചു പ്രതിസന്ധികളെയെല്ലാം മറികടന്നു കുഞ്ഞു റോണോ ജനിച്ചു ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാൻഡോസ് അവേരിയോ ഫെബ്രുവരി അഞ്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഅഞ്ചിന് പോർട്ടുഗലിൽ മദീറയിൽ കുഞ്ചാലിൽ ആണ് ജനിച്ചത് അച്ഛൻ ജോസ് ഡെന്നിസ് അവിറോ അമ്മ മരിയ ഡോളറെസ് ഡോസ് സാൻഡോസ് അവേറിയോ തൻ്റെ പ്രിയപ്പെട്ട നടനും അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റുമായ റൊണോൾഡ് റീഗൻറ്റെ പേര് ആണ് അച്ഛൻ തൻ്റെ ഇളയമകനു ഇട്ടത്

club പ്രേമിയായിട്ടാണ്‌ എട്ടാം വയസ്സിൽ amateur team യ ആന്റോണിയക്ക് വേണ്ടി കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നാസിയോണലിൽ ചേർന്നു അവിടെ cup വിജയിച്ചതിനെത്തുടർന്ന് spotting ലേക്ക് മൂന്നു ദിവസത്തിലേക്ക് പോയ റൊണാൾഡോക്ക് അവൻ കരാർ കൊടുത്തു എന്നും പറയപ്പെടുന്നു റൊണാൾഡോ spotting ലെ മറ്റ് യുവതാരങ്ങളോടൊപ്പം spotting ന്റെ youth accademy ആയ alchemist ൽ പരിശീലനം തുടങ്ങി spotting ലെ under പതിനാറു under പതിനേഴു under പതിനെട്ട് bteam പിന്നെ firstteam എന്നിവയിൽ ഒരേ season ൽ കളിച്ച ഒരേയൊരു കളിക്കാരനാണ് റൊണാൾഡോ

റൊണാൾഡോവിനു അമ്മയുടെ അനുമതിയോടെ spotting അധികൃതർ ആശുപത്രിയിൽ ചേർത്തു അവിടെ laser ഉപയോഗിച്ചു operation നടത്തി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ റോണോ പരിശീലനം വീണ്ടും തുടങ്ങി റൊണാൾഡോയുടെ കഴിവു ആദ്യം തിരിച്ചറിഞ്ഞത് അന്നത്തെ liverpoolmanager ആയിരുന്ന ജെറാട്ട് ഹൂളിയൻ ആയിരുന്നു പക്ഷെ liverpool അന്ന്‌ റൊണാൾഡോയെ തങ്ങളുടെ teame ൽ ചേർത്തില്ല റൊണാൾഡോക്ക് തീരെ ചെറുപ്പമാണെന്നും കഴിവ് വളർത്തിയെടുക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്നുമായിരുന്നു അവർ കാരണം പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി മൂന്നിൽ S ജെഡിയോ ജോസ്സേ അലേലോദ എന്ന ഇസ്ബണിലെ കളിക്കളത്തിന്റെ ഉൽഘാടന മത്സരത്തിൽ spottingmanchester united നെ തോല്പിച്ചപ്പോൾ റൊണാൾഡോയുടെ കഴിവ് കണ്ട മാഞ്ചസ്റ്റർ താരങ്ങൾ തങ്ങളുടെ മാനേജർ ആയ സർ അലക്സ് പെർഗിസന്റെ ശ്രദ്ധ റോണോവിലോക്ക് തിരിച്ചുവിട്ടു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് season ന് ശേഷം റൊണാൾഡോ എന്ന തുകക്ക് manchester united മായി കരാറിൽ ഒപ്പുവയ്ച്ചു ഇതോടെ manchester വരുന്ന ആദ്യത്തെ പോർട്ടുഗീസ് താരമായി റൊണാൾഡോ ചുവന്ന ചെകുത്താനായി മാറിയ ശേഷം റൊണാൾഡോ manager ട് jersey number

റോപ്‌സൺ എറിക് ആന്റണോ ഡേവിഡ് ബെക്കാം തുടങ്ങിയ jersey number ഏഴു കളിക്കാരുടെ പ്രകടങ്ങൾ കണ്ടു ശീലിച്ച ആരാധകർ അടുത്ത കളിക്കാരനിൽ നിന്നും അതെ നിലവാരത്തിലുള്ള പ്രകടനങ്ങൾ പ്രതീക്ഷിക്കും റൊണാൾഡോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ manchester ലെ എനിക്ക് ഏത് jersey number വേണമെന്ന് ഞാൻ ഇരുപത്തിയെട്ടു ആവശ്യപ്പെട്ടു പക്ഷെ അദ്ദേഹം പറഞ്ഞു അല്ല നീ number ഏഴു തന്നെ ആണിയും ആ പ്രശസ്ത jersey എനിക്ക് കൂടുതൽ പ്രചോദനം നൽകി പ്രതീക്ഷകളിലേക്ക് ഉയരാൻ അതെന്നെ നിർബന്ധിച്ചു റൊണാൾഡോ united വിനു വേണ്ടി ആദ്യമായി കളിക്കളത്തിൽ ഇറങ്ങിയത് ബോൾട്ടൻവാണ്ടേ

ജയിച്ചു റൊണാൾഡോ തന്നെയാണ് ചുവന്ന ചെകുത്താന്മാരുടെ ആയിരാമത്തെ goal നേടിയത് രണ്ടായിരത്തി അഞ്ചു ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി middle stobraim നോട് തോറ്റ കളിയിൽ

മാസങ്ങളിൽ തുടർച്ചയായി രണ്ടു തവണ റൊണാൾഡോ boroxan player of the year ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആറു കളികളിൽ നിന്നും ഏഴു കളികളിൽ നിന്നും ഏഴു goal കൾ നേടിയാണ് റൊണാൾഡോ ഈ ബഹുമതികൾക്ക് അർഹനായത് english pre premier league ചരിത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി രണ്ടുതവണ ഇ ബഹുമതി നേടുന്ന മൂന്നാമത്തെ കളിക്കാരനാണ് റൊണാൾഡോ ഡെന്നിസ് ബെർക്കംപ് റോർബി ഫോളർ എന്നീ കളിക്കാരാണ് റൊണാൾഡോവിനു മുൻപ് ഈ നേട്ടം കൈവരിച്ച കളിക്കാർ manchestercitty ക്ക് എതിരെ റൊണാൾഡോ united ന്റെ തന്റെ ഒൻപതാമത്തെ അമ്പതാമത്തെ goal നേടി season ൽ തന്നെ united നാലു വർഷങ്ങൾ ശേഷം തങ്ങളുടെ ആദ്യത്തെ premiership കിരീടം നേടി മാർച്ച് രണ്ടായിരത്തി ഏഴു spanish club ആയ റിയൽ മാൻഡ്രിസ് റൊണാൾഡോയെ സാൻഡയാഗോ ബാർണബാവോയിലേക്ക് കൊണ്ടുപോകാൻ

manchester united ന്റെ ചരിത്രത്തിൽ ഒരു കളിക്കാരന് ലഭിച്ച ഏറ്റവും കൂടുതൽ ശമ്പളം ആണിത് തന്റെ career ൽ ആദ്യമായി USAchampions league കിരീടം നേടിയ season ആണിത് മോസ്കോവിൽ വയ്ച്ചു നടന്ന finelist കൾക്ക് എതിരെ goal നേടാനും ക്രിസ്റ്റിയാനോക്കെതിരെ ആ season ൽ champions league top score ർ ആകാനും അദ്ദേഹത്തിനായി final ൽ penalty shootout shootuot ൽ penalty പാഴാക്കിയെങ്കിലും manchester united goal keeper എഡ്വിൻ വാൻട്ടർസെറിൻറ്റെ പിൻബലത്തിൽ manchester ജയിച്ചു ആ season ൽത്തന്നെ english premier league ക്രിസ്റ്റിയാനോ നേടി അതുവരെയുള്ള season കൾ ക്രിസ്റ്റിയാനോയുടെ മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഏറ്റെഴു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വേഗം transfe ജാലകത്തിൽ

rayal ഇതിഹാസമായിരുന്ന റൗൾ ഏഴാം number jersey അണിഞ്ഞത് കൊണ്ടായിരുന്നു ക്രിസ്റ്റിയാനൊ ഒൻപതാം number jersey തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെ royal ലേക്ക് എൺപതിനായിരം പേർ സ്വാഗതം ചെയ്യാനായി rayal ൻ്റെ home ground ആയ സാന്റിയോഗോ ബർണബ്യുവിൽ തടിച്ചു കൂടി ഇത് ഒരു ലോക ലോക record ആണ് club ഇതിഹാസമായ ആൽഫ്രെഡോ ഡി സ്‌റ്റെഫനൊയാണ് ക്രിസ്റ്റിയാനോക്ക് jersey കൊടുത്തു club ലേക്ക് സ്വാഗതം ചെയ്തത് royal ക്രിസ്ത്യാനോ അരങ്ങേറ്റം കുറിച്ചത് ഡിഫോൾട്ട് വെല്ല കൗരണക്ക് എതിരെയാണ് ആ മത്സരത്തിൽ തന്നെ ക്രിസ്റ്റിയാനോ തന്റെ ആദ്യ goal നേടുകയും സോറി സോറിച്ചിന് എതിരായ മത്സരത്തിൽ രണ്ടും അതിമനോഹരമായ free kick കളോടെ royal യി champions league ലും ക്രിസ്റ്റിയാനോ score ചെയ്തു തുടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയം ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവും ആയി എത്തുന്നത് വരെക്കും നന്ദി നമസ്കാരം

ആഹ് നമസ്കാരം എവിടെയാള്ളത്

വീട്ടിലോ

okay okay ഞാൻ ഉം ഏർ നമ്മുടെ job പരമായി കുറച്ചു work ഉം കാര്യങ്ങളും ഒക്കെ online ആയിട്ട് ഞാൻ കണ്ടിരുന്നു അപ്പോ അതൊന്ന് discuss ചെയ്യണന്ന് വിചാരിച്ചു പിന്നെ ഉം ഇപ്പോ college ഒക്കെ കഴിഞ്ഞില്ലേ ഇനി ഇപ്പോ എന്താ പരിപാടി എന്താ ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉദ്ദേശിക്കണേ ഇനി ഏതാ എന്താ ambition ഒക്കെ അങ്ങനെ ചോദിച്ചാൽ ഇനിക്ക് ഇനി ഇപ്പോ ഞാൻ പ പഠിച്ചത് plus one plus two പഠിച്ചത് commerce ആയിരുന്നു പിന്നെ degree പഠിച്ചത് ഇപ്പോ bcom ആയിരുന്നു അപ്പോ ഇൻറെ അഭിപ്രായത്തിൽ ഒരു accounting field ലേക്ക് തന്നെ തിരിയണം എന്നാണ് ഇൻറെ ഒരാഗ്രഹം accounting field ലേക്കോ okay okay ആഹ് അങ്ങനെയാണല്ലേ അപ്പോ വീട്ടിലെ ബാപ്പാക്ക് എന്താ ജോലി വാപ്പ പിന്നെ ഒരു അദ്ദേഹം ഒരു പിന്നെ government employee ആയിരുന്നു പക്ഷേ അദ്ദേഹം ഒരു ഏകദേശം ഒരു sub police പിന്നെ sub inspector ആയിരുന്നു കേരള police ല് ഏകദേശം നാല് വർഷം മുമ്പ് അദ്ദേഹം retired ആയി ഓ അശരി അശരി police ആയിർന്നല്ലേ

okay okay ഇപ്പോ വേറെ ആരെങ്കിലും ഇപ്പോ അങ്ങനെ കുടുംബത്തിൽ അങ്ങനെ government ജോലി ഒക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ കുടു കുടുംബത്തിലെ എൻറെ ഒരു cousin ഓന് മൂപ്പര് അദ്ദേഹം അവനെ പിന്നെ railway ന്റെ ഒരു railway ൽ work എയ്യുന്നുണ്ട് പിന്നെ അദ്ദേഹം join ആയിട്ടില്ല പിന്നെ ചേരാൻ പോവുന്നതേയുള്ളൂ അദ്ദേഹത്തിന് exam കൈഞ്ഞിട്ട് result ഒക്കെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ എവിടെയോ posting കിട്ടാനാണ് chance ഓ അയ്‌ശെരി അയ്‌ശെരി okay okay വേറെ ആരെങ്കിലും ഇപ്പോ ഏർ ഇപ്പോ അടുത്തയിട്ട് ജോലിക്ക് ആഹ് നിങ്ങൾ ഇപ്പോ college കഴിഞ്ഞിട്ട് കഴിഞ്ഞതല്ലേ ഉള്ളു ല്ലേ അപ്പൊ പിന്നെ അധികം friends ആയിട്ട് ഇപ്പോ ആരു അങ്ങനെ ജോലിക്ക് കയറിയതായിട്ട് ഉണ്ടാവൂലാലോ അല്ലേ ഇല്ലയില്ല ഇനിപ്പോ degree കൈനിട്ട് ഇപ്പോ നമുക്ക് degree complete ആയിട്ടില്ല ഒരു sem ന്റെ result കൂടി വരാൻ ഉണ്ട് അപ്പോ അതിന്റെം വന്നിട്ട് ഇന്റെ കൂടുതലും ഫ്രണ്ട് പിന്നെ ഫ്രണ്ട്സും പറയുന്നത് പിന്നെ ഏതെങ്കിലും ഒരു ആറു മാസത്തെ course ഉണ്ടാവൂലെ accounting ൻറെ അത് എടുത്തിട്ട് ഒരു അതുപോലെതന്നെ അതായത് tally sapGST അങ്ങനത്തെ ഏതേലും course ഒക്കെ പഠിച്ചിട്ട് വിദേശരാജ്യങ്ങളിൽ പോവാനാണ് അവര് താൽപര്യപ്പെടുന്നത് എന്നിട്ട് അങ്ങനെയാണോ നോക്കുന്നത് അല്ല ഇനിക്ക് ഇങ്ങനെ പിന്നെ ഞാന് വിദേശരാജ്യങ്ങളിൽക്കെ അങ്ങനെ താല്പര്യല്ല maximum ഞാന് ഇവിടെ ഒരു എന്തിനു maximum പഠിച്ചിട്ട് ഇവിടെത്തന്നെ ഒരു ജോലി നോക്കാനാണ് താല്പര്യം okay okay ഉം okay അപ്പോ CMACA ഏർ ACCA അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുല്ലേ നോക്കാൻ plan അതെ അതെ തീർച്ചയായിട്ടും CMA നമ്മടെ ഏർ CMA അതുപോലെ CAACCA ഇതൊക്കെ നോക്കണംന്നാണ് ഇൻറെ ഒരു ആഗ്രഹം ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഞാന് ഒരു രണ്ടുമൂന്ന് പിന്നെ coaching സ്ഥാപനങ്ങൾ കണ്ടുവെച്ചിട്ടുണ്ട് എടെ നാട്ടിലെന്നെയാണോ

ആഹ് അറിയാം അറിയാം മലപ്പുറം ജില്ലയിൽ അല്ലേ അതെ മലപ്പുറം ജില്ലയിലെ ഇവിടുന്ന് ഏകദേശം ഇരുപത് ഇരുപത്രണ്ട് kilometer ഏകദേശം ദൂരണ്ട് അപ്പോ അവിടെ ഞാൻ ഒരു രണ്ട് ഏകദേശം ഒരു അതുപോലെ I am എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് institute ഉണ്ട് അപ്പോ ഇനി ഞാൻ അവിടെ fees മറ്റ് കാര്യങ്ങളും അതുപോലെ പഠിപ്പ് sir മാര് ഒക്കെ എങ്ങനെ നോക്കിയിട്ട് വേണം ചേരാൻ

photography ലൊക്കെ ഏർ പുള്ളിയൊക്കെ ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജോലി മാത്രല്ല passion നും കൂടിയാണ് അപ്പോ ഏർ എന്താ പറയാ wild wildlife photographer ആയിട്ട് പോവാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഏർ friends ഒക്കെ ഉണ്ട് ഉം friends ആഹ് ഒരാളുണ്ട് അതുപോലെതന്നെ UK ൽ ഒരാളുണ്ട് ഉം അത് അ പിന്നെ UK ൽ ആൾ ചെലപ്പോ നിങ്ങൾ അറീനിണ്ടാവു നിങ്ങടെ നാട്ടകാരനാണ് അറിയോ ഇല്ല ഷമീർ ആണോ ആഹ് അതെ അതെ അതെ അതെ പുള്ളി തന്നെ പുള്ളി ഏർ അവിടെയാണ് അറിയാലോല്ലേ അതേ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങടെ ഒരു എൻറെ ഒരു നാട്ടുകാരൻ മാത്രമല്ല എൻറെ ഒരു കുടുംബക്കാരൻ കൂടിയാണ് അദ്ദേഹം ഓഹ് അയ്‌ശേരി നിങ്ങൾ relatives ഉം കൂടിയാണല്ലേ അതെ തീർച്ചയായിട്ടും ഞാന് എൻറെ ഒരു അടുത്തൊരു close relative ഉം കൂടിയാണ് അദ്ദേഹം അദ്ദേഹം എൻറെ ഒരു inspiration എന്നൊക്കെ പറയുന്ന അദ്ദേഹമാണ് okay okay അയ്‌ശേരി okay ആഹ് പുള്ളി ഭയങ്കര എന്താ പറയാ ഭയങ്കര സംഭവണ് അതായത് എല്ലാ കാര്യത്തിലും life ൽ ആണെങ്കിലും ഇനിയിപ്പോ ൽ ആണെങ്കിലും ന്റെ ല്ലേ കാരണം ജോലി അഹ് മൊത്തത്തിൽ setup ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അല്ലേ അതെ തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെ വളരെ വലിയ ഒരാളാണ് പിന്നെ അദ്ദേഹത്തെ പോലെ തന്നെ എൻറെ വീട്ടിന്നും ഇങ്ങനെ പറയലുണ്ട് അദ്ദേഹത്തെ പോലെ ആയിക്കോ അദ്ദേഹത്തെ പോലെ പഠിച്ചോ എന്നൊക്കെ പറയലുണ്ട് ആഹ് അതാണ് അത് അത് നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുല്ലോ നമ്മുടെ മുമ്പിൽ ഇപ്പോ ഏർ career ഒക്കെ മുമ്പോട്ട് കൊണ്ടുവാൻ ആരെങ്കിലും ഒക്കെ ഒരാൾ role model ആയിട്ട് ഉണ്ടാവും ആഹ് അതിന് പറ്റിയ ഒരു ഒരാളാണ് ഒരു member ആണ് പുള്ളി എന്നുള്ളത് ഭയങ്കര സംഭവമാണ് അതെ അതെ നിങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതാ പിന്നെ ഇഷ്ടപ്പെടാൻ ഒരു ആഗ്രഹിക്കുന്ന ഒരു ജോലി ഏതാ സത്യത്തില് ഏർ എല്ലാവരും പറയും നമുക്ക് ഒരു ഏർ ലക്ഷ്യം വേണം ആദ്യമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്ക് തങ്ങൾ പറഞ്ഞ മാതിരി accountant ആവാനായിരുന്നു താല്പര്യണ്ടായിരുന്നത് അപ്പോ ഞാൻ tally ഒക്കെ പഠിച്ച് ആ സമയത്ത് tally ഒക്കെ പഠിച്ച് complete ആക്കി വന്നു പിന്നെ college ൽ പോയ സമയത്ത് ഏർ corporation ഒക്കെ എടുത്തു bank പരമായിട്ടൊക്കെ എന്തെങ്കിലു ജോലി നോക്കാം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഏർ അതൊന്നും പിന്നെ എന്തെയ്തില്ല നടന്നില്ല നമ്മുടെയൊക്കെ ഒരു എന്താ പറയാൻ ഉം കച്ചറ കാട്ടി നടന്നേനെ കൊണ്ട് ആ ആയിരിക്കാം പക്ഷേ പിന്നെ നമുക്ക് ആഹ് എന്ത് ജോലിയും എടുക്കാനുള്ള ഒരു അതായത് ഇപ്പോ ഈ ഇടിയായിട്ട് നമ്മള് catering ന്റെ work ന് പോയി അതുപോലെ kitchen work ന് പോയിട്ടുണ്ടായിരുന്നു എന്ത് ജോലിയെടുക്കാനും ഒരു മനസ്സിനെ വല്ലാത്തൊരു പാകപ്പെടുത്തിയ അവസ്ഥക്കായി അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുന്നുള്ളതാണ് ഏർ പക്ഷേ എന്നാൽ കൂടി നമുക്ക് ഇപ്പൊ ഇപ്പൊ IT പരമായിട്ടുള്ള field ഭയങ്കര ഇഷ്ടണ് അതായത് annotation ന്റെ work വരാറുണ്ട് ഏർ image video ഏർ audio ഏർ പോലത്തെ annotation work കൾ അതുപോലെ segmentation ൻറെ work കൾ വരാറുണ്ട് ൻറെ കുറച്ച് work കൾ ഇൻഡ് അങ്ങനത്തെയൊക്കെ എനിക്ക് അതായത് ITfield ൽ ആയിട്ട് AI പരമായിട്ടുള്ള work കൾ ഒക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യള്ള ആളാണ് നമ്മളിങ്ങനെ എപ്പളും linkedin facebook തുടങ്ങിട്ടുള്ള പിന്നെ കുറച്ചു contacts ഒക്കെയുണ്ട് clients ഒക്കെ ഒരു അവരുമായി ബന്ധപ്പെട്ട ഇങ്ങനെ എപ്പോഴും നോക്കി work എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്ന് നോക്കൂ ഏർ ഒരാളെ കീഴിൽ work എയ്യിന്നതിനേക്കാളും സാറ്റിസ്‌ satisfaction എനിക്ക് കിട്ടുന്നത് സത്യത്തില് ഇതുപോലുള്ള ചെറിയ ചെറിയ work ചെയ്യണമെങ്കിൽ അതില് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് free ആയിട്ട് work എയ്യാം ഭയങ്കര അത് വേറെ ഒരു feel അല്ലേ നിയന്ത്രിക്കാൻ ആരുമല്ല നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് work ചെയ്യാൻ പറ്റൂലേ

എത്ര ഇനിയിപ്പോ work load ആയാലും ഭയങ്കര ആഹ് stress ഒന്നു തിരിയാണ്ട്‌ എന്തേയും പുള്ളി അത് കൈകാര്യം ചെയ്തു maintain ചെയ്തു കൊണ്ടുവന്നുണ്ട് അപ്പോ അത് അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ നമുക്ക് അപ്പോ പുള്ളിയുടെ കൂടെ ഇങ്ങനെ നിക്കും ഏർ ഇതുപോലെത്തെ work എന്തേയും ഏർ പുള്ളിനെ അറിയിക്കും പുള്ളിന്റെ അയനത്തേക്ക് ഒരുപാട് members ഉണ്ട് അപ്പോ അ അദ്ദേഹം അത് എന്ത് ചെയ്യും work എയ്യാറാണ് ആഹ് അങ്ങനെ ഇണ്ടല്ലേ അപ്പൊ അങ്ങനെ രീതിൽ നമുക്ക് നമ്മള് work ന് pressure നമുക്ക് വേണേ enjoy ചെയ്ത ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള സമയത് നമ്മുടെ work ചെയ്യാൻ പറ്റും എനിക്കും തന്നെ ഇങ്ങനെ ഒരാളുടെ കീഴിൽ ഇങ്ങനെ work ചെയ്യുന്നത് ഇഷ്ടല്ല അതായത് ഒരാളുടെ കീഴിൽ എന്നല്ല അദ്ദേഹം എന്നെ ഇങ്ങനെ pressure തരുന്നതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടല്ല എനിക്ക് free ആയിട്ട് അതായത് നമുക്ക് ഇഷ്ടം പോ ഇഷ്ടള്ളപ്പോ പിന്നെ maximum നമ്മളെ mistake ഉം കൂടാതെ ചെയ്യുന്ന work ആണ് ഇഷ്ടം ആ അത നമുക്ക് അതാ നമ്മ എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യണം അല്ലെങ്കിൽ എന്താ ച്ചാൽ salary കിട്ടുന്ന സമയത് ആവുമ്പോഴേക്കും നമുക്ക് ഒരുപാട്

ഇത് ഇവരെ pressure ഒക്കെ തന്ന മാസാവസാനം ആവുമ്പോ ഇവരെ കുറച്ച് salary തന്ന് തരുമ്പോ സന്തോഷം ഉണ്ടാവും ഇല്ല എന്നല്ല പക്ഷേ എന്നാൽ കൂടി ഏർ മനസ്സിന് വല്ലാത്തൊരു മുറിവേൽപ്പിച്ച രീതിയിലാണ് ഇവരെ നമുക്ക് നമ്മുടെ head ലുള്ള HR നോട് അല്ലേൽ manager നോട് CEO ഇവർക്കൊക്കെ നമുക്കൊരു ദേഷ്യം വരിക അല്ലേൽ നമ്മൾ ഒപ്പം ഉള്ള colleagues കൂട്ടുകാരന്മാർ മറ്റു work എയ്യന്ന ആൾക്കാർ ഇവരുടെ അടുത്തൊക്കെ നമുക്ക് ഒരു ദേഷ്യം വന്ന് അവിടെ work ചെയ്യുന്നതിനേക്കാളും നല്ലത് പുറത്തുപോയിട്ട് ഇപ്പൊ അമ്പതിനായിരം രൂപന്റെ work അവിടെ ഉപേക്ഷിച്ച് വന്നിട്ട് ഇവിടെ ഇരുപതിനായിരം രൂപക്ക്

അയിലിപ്പോരു ഒന്നര ലക്ഷം രണ്ട്‌ ലക്ഷം ആൾക്ക് salary ഇണ്ടെങ്കിലും നമുക് ഒരു മനസിനൊരു സമാധാനം ഇല്ലെങ്കിൽ നമക്ക് എത്ര പൈസ കിട്ടീട്ടു കാര്യമില്ല അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഈ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ഒരു ജോലി ഇരുവയ്നായിരം രൂപക്ക് ആണെങ്കിൽ പോലും അത് നമക് നമുക്ക് maximum enjoy നമക് നമ്മളെ മനഃസമാധാനത്തോടെ ചെയ്യാൻ പാട്ടും ല്ലേ ആഹ് അതെ അതെയതെ അത് അങ്ങനെ തന്നെയാണ് നമു bcom ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ പിന്നെ കൂടുതൽ അവസരങ്ങൾ ഏതൊക്കെയാള്ളത് accounting field അല്ലാതെ bcom കഴിഞ്ഞാൽ main ആയിട്ട് പിന്നെ MBA എടുക്കാം MBA എടുത്തിട്ട് ഏർ നമുക്ക് bank പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇപ്പോ എൻറെ ഒരു കൂട്ടുകാരത്തി ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഇപ്പോ ഞാനു പഠിച്ചിരുന്ന college ൽ ആയിരുന്നു പുള്ളിക്കാരത്തി അത് കഴിഞ്ഞ് നേരെ കൊല്ലം അമൃതേല് പോയി അമൃത എന്നിട്ട് അവിടുന്ന് അങ്ങനെ അവർക്ക് ഇത് internship ഇത് federal bank ൽ കിട്ടി

assistant manager ആയിട്ടാണ് ഇപ്പോ അവിടെ ഇപ്പോ നിലവിലുള്ളത് അപ്പോ ഇനി കുറച്ചു കാലം കഴിയുമ്പോ അവര് manager ആക്കും നമുക്ക് എന്തെയ്യ അങ്ങനെ ആ field ൽ പോവണേൽ പോവ്വാ അല്ലെങ്കില് ഓ വേറെ ഒരു കൂട്ടുകാരത്തി ഇണ്ടായിരുന്നു ഒരു കൂട്ടുകാരനോക്കെ ഉണ്ടായിരുന്നു അതുപോലെ അവർരൊക്കെ ഇതുപോലെ MBA എടുത്തിട്ട് nestle ഉണ്ടല്ലോ chocolate അതിൻറെ company ൽ ഇണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസാഫ് bank ൽ work യ്യുന്ന കൂട്ടുകാരുണ്ട് അങ്ങനെ work എയ്ത് പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒക്കെ കുറെ options ഉണ്ടാകും അത് നമുക്ക് നമുക്ക് ഏതാണോ ഇപ്പോ bank വേണേൽ അങ്ങനെ അല്ലേ ചില company കൾ വരും കാരണം ഒരുമാതിരി അതിന്റെ accounts ഉം കാര്യങ്ങളും account തന്നെ ആയിരിക്കും main ആയിട്ട് കാരണം bcom അങ്ങനെ തന്നെയല്ലേ commerce വ്യാപാരപരമായിട്ടുള്ള കാര്യങ്ങൾ വാണിജ്യപരമായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ അതിൽ main ഒരു ഘടകം ഇതന്നെയായിരിക്കും എന്ത് നമുക്ക് വരുന്ന main part എന്ന് പറയണത് ഇത് പഠിച്ച് ഇറങ്ങുന്ന ഒരാൾക്ക് വരുന്ന main part ന്ന് പറയണത് ഈ accounts നോക്ക അത് clear യ്യ അതായത് budgets മൊത്തത്തിൽ അയിന്റെ കാര്യങ്ങളൊക്കെ എന്ത് യ്യാ കണക്കുട്ടി കൈകാര്യം ചെയ്യുക എന്നുള്ളതന്നെയായിരിക്കും അപ്പോ അങ്ങനത്തെ ജോലി ആയിരിക്കും office duty ആയിരിക്കും അതെയതെ എനിക്കും തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും ഈ PG ഒക്കെ ഉണ്ടാവൂലേ M.Com ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് വല്ല കാര്യവുണ്ടാവോ ആഹ് പറ്റുന്നതയൊക്കെ തന്നെയാ M.Com ഇതുമായി bcom ന്റെ അടുത്ത stage ആണല്ലോ ഒന്നൂടി നമുക്കിപ്പൊ അഹ് update എയ്ത് ഒന്ന് കൂടി ഉണ്ടാവുഅല്ലോ ജോലിക്ക് ഒന്നുകൂടി അവസരം higher position കിട്ടാൻ ഒക്കെ നല്ലതാണ് കാരണം

എൻറെ ഒരു അഭിപ്രായത്തില് ഞാനിപ്പോ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയായിരുന്നു ഇപ്പോ PG ക്ക് മാത്രയിട്ട് ഇനിയൊരു രണ്ടുകൊല്ലം കളയണില്ല അതിനു പകരം വല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CMA അതുപോലെ CA പിന്നെ ACCA അങ്ങനത്തെ പിന്നെ PFcompany secretary അതുപോലെത എങ്കിലും ഒരു course എടുത്തിട്ട് പിന്നെ നമ്മുടെ PG ഉണ്ടാവൂല്ലേ അതായത് M.Com എന്നിട്ട് നമുക്ക് distance ആയി പഠിച്ചൂടെ ഓ പഠിക്കാ പഠിക്കാ അതിപ്പോ ഭാരതിയാർ calicut ഇൻഡ് IGNOU University ഇത് ഇപ്പൊ ഇതിലൊക്കെ പോയിട്ട് നമുക് എന്തെയ്യ register ചെയ്ത കഴിഞാൽ നമുക്കിതും പഠിക്കാം അതും പഠിക്കാം അത് ആ exam ന്റെ സമയമാകുമ്പോ പോയി നമ്മൾ attend ചെയ്ത മതി

ഇപ്പൊ ഞാന് മറ്റേ distance ആയിട്ട് പഠിക്കാണ് അതായത് ഞാനിപ്പോ interview ന് ചെന്നാൽ ഇപ്പൊ ഇന്റെ PG എന്നറിയപ്പെടുന്നത് ഇന്റെ PGdistance ആണ് അപ്പൊ വേറെ ഒരു direct പോയി പഠിച്ചതാണ്

ഇല്ലി ലില്ല ഒരിക്കലും വരില്ല അത് same ആയിരിക്കും കാരണം ഇത് ഇപ്പോ UPS ഒക്കെ എഴുത്ണ സമയത് ഞാനിപ്പോ UPSC എഴുതണ സമയത്ത് എനിക്ക് അത് വലിയ ഒരു വിഷയമായിരുന്നു കാരണം ഇന്റെ complete ആയിട്ടില്ല അപ്പൊ ഞാന് വേറെ ൽ എടുത്ത് ചെയ്തതാണ് ആഹ് അപ്പൊ ആ സമയത് ഞാൻ ചോദിച്ച ചോദ്യണ് ഇത് ഇനിക് UPSC എഴുത്ണെങ്കിൽ ഭാരതീയർ university ഒണ്ട് കാര്യോ ഉണ്ടാവോ അപ്പോ അവര് പറഞ്ഞതാണ് PSCapproved ആണ് അപ്പൊ അതുകൊണ്ട് ഏർ exam എഴുതാ UPSC എഴുതാ പറ്റും എന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വേറെ ഇന്ത്യയിൽ എത്രത്തോളം വലിയ ഒരു exam ഒന്നു ഇപ്പൊ എന്തായാലും വരാനില്ല അല്ലേ ഉറപ്പല്ലേ അപ്പൊ ഒരു interview ഒന്നു വരൻ ഉണ്ടാവൂല അതെ എന്തേയില്ല അത് ഇങ്ങനെ regular ന്നെനായിരിക്കും എഴുതീക്ക അല്ലാണ്ട് എന്തെയ്യൂല distance എന്ന് എഴുതി വെക്കൂല certificate ൽ okay അങ്ങനെയാണ്ല്ലേ

ഏർ ഭാരതീയർ ഉണ്ടാവും കാലിക്കറ്റിന്റെന്നെ കിട്ടും അതുപോലെതന്നെ ഏർ IGNOU അണ്ണാമലൈ ഏർ അണ്ണാ University ഏർ ഡെല്ലിന്റെ University ഇണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് University ഇണ്ട് അതിലിപ്പോ നമുക്ക് ഇവിടെ നമ്മള് ഈ area യിൽ ഒക്കെ പറ്റുന്ന university ഏതാ ന്ന് നോക്ക എന്നിട് അത് calicut ഒക്കെ പറ്റു അതായിരിക്കും ഒന്നുകൂടി പഠിക്കാനുണ്ടവു അത്യാവശ്യം IGNOU ന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര strict ആണ് നല്ലോം പഠിക്കണം ഏർ ഭാരതീയർ അത്ര വലിയ strict ഒന്നുല പക്ഷെ ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഏർ അതും കുറച്ബുദ്ദിമുട്ടായിക്കുണു എന്നാണ് okay ഞാന് പിന്നെ വിളിക്കാ സം കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ ഇനി ഞാൻ വിളിക്കണ്ട് പിന്നെ ആഹ് okay okay ശെരി എന്ന okay okay പിന്നെ വിളിക്കാട്ടോ bye ഇങ്ങോട്ട് നീങ്ങ് നിന്റെ call വരികേം current പോകുവേം കൂടെ. ചൂട് കൊണ്ട് ഇരിക്കാൻ വയ്യ. current പോയി. ഹും ഉം ഹാ

ആ അവൻ വന്നു അഹ്

ഹും ഞാൻ വേറെ ഇതിന്ന് അല്ലെ വിളിച്ചേ number ന്നു.

വേറെ nmber ഈന്ന് അല്ലേ വിളിച്ചത്? ങ്ഹാ

എന്തുവാ പിന്നെ പ്രേത്യേകിച്ച്?

കറി എന്താ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചത്.

ഇന്ന് അഹ് എന്തുവാ കിഴങ്ങുകറി ഉണ്ടാക്കി ചപ്പാത്തീം. നീ അഹ് നിഷേടെ ഭർത്താവിന്റെ അഹ് അനിയൻ ആരാണ്ടും ഉണ്ടോ ചെറുക്ക, ൻ പാല് കാച്ചാ അവരുടെ പെരവാസ്തോലി. ഏർ അതിന് ഇവിടെ വന്നു വെല്യ അഹ് ഇവിടെ വന്നു വിളിക്കാൻ ഉള്ളതിന് അവര് തൊഴിലുറപ്പു site ലെ ബിന്ദുന്റെ കൈയിൽ കൊടുത്തുവിട്ടു. ആ അവരുടെന്നു പറഞ്ഞാൽ അവര് അഹ് നമ്മളെ ഒന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ആയിരിക്കും. അന്നേരം ഇന്ന് ~ഇന്നലെ പറയുവാ ഇവിടെ എന്തോ വരാൻ നേരത്തു അഹ് ഇവിടെ വരാൻ മഴ ആയിരുന്നു എന്ന്. ആ അത് നമ്മള് അഹ് അവരുടെ ഇവിടുത്തെ കാര്യം ഒന്നും ആരോടും പറഞ്ഞില്ലാലോ അതുകൊണ്ട് അവരും പറഞ്ഞില്ല അത്രേയുള്ളു. അല്ല പറയാഞ്ഞേന്റെ അല്ല. അഹ് അത് കുറി ആണേലും ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അവര് തരണ്ടായോ. വെല്ലോരുടേം കൈയിൽ ഒക്കെ ആണോ കൊടുത്തുവിടുന്നത്.

ഇപ്പൊ അടുത്ത് ഇപ്പൊ നിഷേടെ വാ ~വീടിന്റേം പാല് കാച്ചുണ്ടെല്ലോ അപ്പൊ എല്ലാം ശെരിയായിക്കോളും.

പിന്നെ

അതെന്താ?

പിന്നെ വേറെ എന്തുവാ വിശേഷം. ഹും എന്തുവാ വേറെ എന്തോ പ്രശ്നങ്ങളാ. അങ്ങനെ ഒന്നും പ്രേത്യേകിച്ച് ഒന്നും ഇല്ല. സുജ ഇന്നലെ കഞ്ഞി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞാർന്നോ നിന്റടുത്ത്.

നോയമ്പ് കഞ്ഞി കൊണ്ടുവന്ന്, അമ്മ അത് കുടിച്ചോ? അതെ ഞാൻ ഇച്ചിരി കുടിച്ചു. അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു, പയറും ഒക്കെ ഞാൻ ഇച്ചിരി കുടിച്ച് നല്ലതായിരുന്നു നല്ല taste ആയിരുന്നു. ആ അങ്ങനെ കഴിച്ച്. പിന്നെ അവനും കഴിച്ചോ? അവൻ പിന്നെ വല്ലോം കഴിച്ചോ? ഉണ്ണികുട്ടനോ? അവൻ ആ അഹ് ചപ്പാത്തി കിഴങ്ങു കറി കുട്ടി ചപ്പാത്തി ഒക്കെ.

പിന്നെ എന്തുവാ? നിങ്ങൾ എന്താ കറി വെച്ചേ? നിങ്ങൾ എന്താ കറി വെച്ചേ അവിടെ? ഞങ്ങള് ചോറും പരിപ്പും.

എന്തോ വാങ്ങിക്കാൻ ആയിട്ട് പോയി പപ്പാ.

എന്നും പുറത്തുനിന്നാണോ വാങ്ങിക്കുന്നെ അന്നേരം? ഒ എന്നും ഒന്നും ഇല്ല എനിക്ക് വയ്യാഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ് ഇന്നലെ പിന്നെ അവര് വെളിയിൽ പോയതല്ലെ അപ്പൊ ഞാൻ പറഞ്ഞ് മേടിച്ചിട്ട് വരാൻ.

ഇന്നലെ ആ കുഴപ്പം ഇല്ല എനിക്ക് ഷീണം ഉണ്ട്. അന്നേരം ഇന്നലെ ചേട്ടൻ വെളിയിൽ നിന്നു കഴിച്ചിട്ട് വന്നു.

തല കറക്കം കുറവുണ്ടോ നിനക്ക്?

അതെന്താ അത് നീ ചെന്ന് നോക്കിക്കാഞ്ഞത് എന്താ? വെച്ചോണ്ട് ഇരിക്കരുത്. ചൂട് ആയിരിക്കും ചിലപ്പോ. ചൂട് അല്ലെ? ഈ ചൂട് കാലാവസ്ഥ